നിരവധി പേർ ഇരുന്ന് ഒരു പ്രസംഗം കേൾക്കുന്നു.

ചിലർ മുന്നിലെ പറമ്പിൽ കൂടി നിന്നുകൊണ്ട് പരിപാടി ആസ്വദിക്കുന്നതായി തോന്നുന്നു.

പച്ചയും നീലയും നിറമുള്ള ലൈറ്റുകൾ സ്ഥാപനത്തിൻറെ മനോഹാരിതയെ കൂട്ടുന്നു.

മാർക്കറ്റിൽ വലിയ തിരക്കുള്ളതിനാൽ വളരെ സജീവമായി ഈ ഒരു അന്തരീക്ഷം കാണാം.

നിരവധി ആളുകൾ കെട്ടിടത്തിൽ വരുകയും പോവുകയും ചെയ്യുന്നുണ്ട്.

ചിലർ ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതും ബസ്സിൽ ഉള്ളിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നതും കാണാം.

വള്ളങ്ങൾക്ക് ചുറ്റും ചെറുതായി വെള്ളം നിറഞ്ഞ് തടാകം പോലെയുള്ള സ്ഥലവും കാണാം.

വലത് വശത്ത് കല്ല് കൊണ്ട് നിർമിച്ച കര പ്രദേശം കാണാം.

അപ്പുറത്ത് വെള്ളത്തിന്മേ ചെറിയ ദ്വീപുകൾ പോലെ രൂപങ്ങൾ വ്യക്തമാണ് .

ത്രത്തിൽ ഒരു പഴക്കടയും ഉണക്കലരി പഴങ്ങളുടെ കടയും കാണാം.

ചിത്രത്തിൽ ഒരു പുരാതന ക്ഷേത്രത്തിന്റെ മുൻവശം കാണാം.

വലതുവശത്ത് ഹഷ്നാദ് ഹുസൈൻ ബ്രാൻഡ് ഇൻ്റെ രണ്ട് ബോക്സുകൾ ഇണ്ട്.

ഇതിലെ തൊഴിലാളികൾ മേൽക്കൂരയിൽ കോൺഗ്രീറ്റ് ഒഴിക്കുന്ന പ്രവർത്തിയിൽ തിരക്കിലാണ്.

ഒരു പുരുഷൻ വർണ്ണശബളമായ ഒരു ഈ റിക്ഷ യ്ക് മുന്നിൽ നിൽക്കുന്നു.

കടയുടെ മുന്നിൽ ചുരുങ്ങിയ റോഡ് ഉം ഇരുവശങ്ങളിലും ഗേറ്റ് കളും ഉണ്ട്.

ചെടികൾ അടുക്കി വളർന്നിരിക്കുന്നു പ്രകൃതിയുടെ സസ്യസൗന്ദര്യം ചിത്രത്തിൽ പ്രകടമായി കാണുന്നു.

മരങ്ങളിലൂടെ തണൽ വയൽ മനോഹരമാക്കി കാണിക്കുന്നു ഇതാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്.

ചിത്രത്തിൽ അഞ്ച് നിലകളുള്ള ഒരു കെട്ടിടം കാണാം.

കെട്ടിടത്തിന്റെ ഫിത്തികൾ വെളുപ്പും തവിട്ടും നിറത്തിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു.

പ്ലാറ്റ്ഫോം ഇൽ ചില യാത്രക്കാരും അവരുടെ സാമാനങ്ങളും ഉണ്ട്.

പശ്ചാത്തലത്തിൽ പച്ചപ്പുള്ള വയലുകളും മരങ്ങളും കാണാൻ സാധിക്കുന്നു.

ചിത്രത്തിൽ ഒരു പഴ കടയിലെ ഓറഞ്ചുകൾ കെട്ടിക്കൂട്ടി വച്ചിരിക്കുന്നു.

അവയുടെ രോമനിറം ചാരനിറത്തോടൊപ്പം മുഖത്തും ചെവിയിലും മുന്നിലും അല്പം തവിട്ടു നിറമാണ്.

പുറത്തുള്ള നിലത്ത് ചില പേപ്പർ മാലിന്യങ്ങൾ കാണാം.

പിന്നിൽ പച്ചനിറത്തിലുള്ള മരങ്ങളും ചെടികളും കാണാം.

ചിത്രത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്തെ ഭാഗം കാണാം.

നല്ല വൃത്തിയോടെയും പ്രകാശത്തോടെയും ഒരുക്കിയിരിക്കയാണ് ഈ ചിത്രം കാണിക്കുന്നത്.

മുന്നിൽ കല്ലുകൊണ്ട് പതിച്ച നടപ്പാതയും ഉണ്ട്.

ചിത്രത്തിൽ ഒരു ബാലൻ സലൂൺ കസേരയിൽ ഇരുന്നുകൊണ്ട് മുടി വെട്ടുന്നതിനായി കാത്തിരിക്കുന്നു.

പശ്ചാത്തലത്തിൽ ഗ്യാരേജ് ഇന്റെ അകത്തുള്ള മറ്റു വാഹനങ്ങളും ഉപകരണങ്ങളും കാണാൻ സാധിക്കും.

പുറത്ത് ആകാശം മേഘവൃത്തമായ നിലയിൽ കാണാൻ സാധിക്കിയുന്നു.

ഒരാൾ ചുവന്ന ഹെൽമെറ്റും ചുവന്ന ജാക്കറ്റും ധരിച്ചിരിക്കുന്നു.

പച്ചപ്പുല്ലിൻ മൈതാനത്ത് മുകളിലൂടെ സൂര്യൻ്റെ കിരണങ്ങൾ പ്രകാശിക്കുന്നു.

ആകാശത്ത് മങ്ങലേറ്റി സ്വർണ്ണ നിറയം പരന്നിരിക്കുന്നു ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്.

മുകളിൽ ഇന്ത്യൻ ത്രിവർണം ബലൂണുകൾ അലങ്കാരമായി തൂങ്ങിയിരിക്കുന്നു.

ചിത്രത്തിൽ രാത്രി സമയത്ത് ഒരു തെരുവിൽ നടക്കുന്ന ഘോഷയാത്രയായി കാണ --

ചിലർ നീളമുള്ള ഗൗൺ ധരിച്ചിരിക്കുമ്പോൾ ചിലർ ലഹങ്ക പോലുള്ളതും ധരിച്ചിരിക്കുന്നു.

കാപ്പി കപ്പുകളുടെ അരികിൽ പഞ്ചസാര പാക്കറ്റുകൾ കാണാം.

കെട്ടിടത്തിൻ്റെ മതിലുകൾ മുഴുവൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് വളരെ ആകർശ്ശികമായി നൽകിയിരിക്കുന്നു.

മുകളിലേക്ക് നിന്നും ചില ബലൂണുകളും നിറമുള്ള റിബണുകളും തൂങ്ങി നിൽക്കുന്നു.

ചിത്രങ്ങൾ പല വ്യക്തികളുടെ ചിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇടതുവശത്ത് ഒരു വാതിലും ജനാലയും കാണാം.

നിലത്ത് മഴവെള്ളം നിറഞ്ഞ നനവുള്ള അന്തരീക്ഷവും കാണാം.

ഗുഹയ്ക്കുള്ളിൽ വെളിച്ചവും ഇരുട്ടും ചേർന്ന മനോഹരമായ അന്തരീക്ഷം ഉണ്ട്.